ശക്തമായ ഭരണസംവിധാനത്തിൽ പ്രബലമായ കോട്ടകൾ നേടിയെടുക്കേണ്ടത് ആവശ്യം ആണെന്ന് അക്ബർ ചക്രവർത്തിക്ക് ബോദ്ധ്യം ആയി. ആദ്യത്തെ സംരംഭം തലസ്ഥാനമായ ചിത്താർ കോട്ട പിടിക്കുകയായിരുന്നു. മേവർലാന ഉദയ സിംഹൻ മുഗൾ സേനയുടെ ആഗമനത്തോടെ പാലായനം ചെയ്തു. എങ്കിലും രാജ്യ നേതൃത്വത്തിൽ മേവാറിനെ കീ~ മേവാറിനെ രക്ഷിക്കാൻ രാജപുത്രൻ തയ്യാറായി. ഒരു സമരത്തിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഫെബ്രുവരി രണ്ടിന് ചിറ്റോര്‍ കിഴടക്കി. അക്ബർ കോട്ടയിൽ പ്രവേശിച്ചപ്പോൾ കണ്ടത് രജപുത്ര സ്ത്രീകൾ സതിയനുഷ്ഠിച്ച ശിലയുടെ അവ~ സതിയനുഷ്ടിച്ച ശിലയുടെ അവശിഷ്ടങ്ങൾ ആണ്. രജപുത്രരുടെ സ്വരാജ്യ സ്നേഹത്തിൽ ആദരവു തോന്നിയ ചക്രവർത്തി മല്ലന്‍റെയും പുത്രന്‍റെയും പ്രതിമകൾ കോട്ടയിൽ സ്ഥാപിച്ചു. ചിറ്റോറിന്‍റെ പതനത്തിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊമ്പതിൽ അക്ബർ രണ്ധംബോര്‍ കോട്ടയും കലികനാർ കോട്ടയും കിഴടക്കി. ഈ കാലത്ത് അനവത്യ ദുഃഖം അക്ബറെ വ്യാകുല പെടുത്തിയിരുന്നു. സന്താന ലാഭത്തിനു വേണ്ടി ഇദ്ദേഹം ഷേക്ക്‌ ഖലീൽ എന്ന യോഗ്യവര്യനെ കണ്ടെത്തി. മൂത്ത പുത്രനായ സലിം ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊമ്പത് അനുഗ്രഹം മൂലം ആണെന്ന് അക്ബർ വിശ്വസിച്ചു. അടുത്ത കൊല്ലം ബിക്കാനീറിലെയും ജയ്സാല്‍മീറിലെയും രാജകുമാരിമാരെ അക്ബർ വിവാഹം കഴിച്ചു. ചക്രവർത്തിയുടെ രണ്ടാമത്തെ പുത്രനായ മുറാദ് ജനിച്ചതും ഈ വർഷം തന്നെ ആണ്. ഫത്തേപ്പൂര്‍ സിക്രി സ്ഥാപിച്ചത് ചക്രവർത്തിക്ക് ഉള്ള ഭക്തിയുടെ പ്രതീകമായിട്ടായിരുന്നു. ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് എമ്പത്തിയഞ്ചു കാലഘട്ടത്തിൽ ഗുജറാത്ത്, ബീഹാർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് സൈനിക നീക്കങ്ങൾ നടത്തിയെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊമ്പത് എമ്പതു കാലത്തേ പിന്തുണയോടെ നടന്ന അട്ടിമറികൾ ഈ നീക്കങ്ങൾ സംങ്കീർണം ആക്കി. ഗുജറാത്ത് മുഗൾ സാമ്രാജ്യത്തിൽ ഉൾപെട്ടതിന്‍റെ ഫലമായി ചക്രവർത്തിക്ക് വാണിജ്യം പ്രോത്സാഹിപ്പിക്കുവാനും, പോര്‍ച്ചുഗീസുകാരുടെ സ്വാധീന ശക്തി നിയന്ത്രിക്കുവാനും സാധിച്ചു. ഷേർഷയുടെ മരണ ശേഷം സ്വയങ്കം പ്രഖ്യാപിച്ച മുഗൾ ബംഗാൾ സുൽത്താൻ ദാവുത് ചക്രവർത്തിയെ പ്രബോധിപ്പിച്ചു. രാജ്യമഹൽ യുദ്ധത്തിൽ ദാവൂദ് കൊല്ലപ്പെടുകയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ ബംഗാൾ മുഗൾ സാമ്രാജ്യത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു. ഉത്തരേന്ത്യ ഏറെക്കുറെ മുഴുവൻ തന്നെ അക്ബർക്ക് അധീന പെട്ടു. മേവാര്‍ റാണാ പ്രതാപസിംഹന്‍ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ ഹൽദിഗോഡ് യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും മേവാർ പരിപൂർണമായും കിഴടങ്ങിയിരുന്നില്ല. പ്രതാപ സിംഹനു ശേഷം പുത്രനായ അമൽ സിംഹനും സ്വാതന്ത്രസമരം തുടർന്നു. ഈ കാലഘട്ടത്തിൽ ആണ് സഹോദരൻമാരെ സുഹൃത്തുക്കൾ ആയി ചക്രവർത്തിക്ക് ലഭിച്ചത്. ചക്രവർത്തിയിൽ ആത്മീയ ബോധം ഉണർത്തിവിട്ടത് അബ്ദുൽ ഫസലായിരുന്നു. ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തിമൂന്നിൽ ആഹ് അക്ബർ അലഹബാദ് കോട്ട പണിയിച്ചു. വടക്കുപടിനാറൻ മേഖലയിൽ സൈനീക നീക്കങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ചിൽ തന്‍റെ അര്‍ദ്ധസഹോദരൻ ഹക്കിമിന്‍ഷയുടെ മരണ ശേഷം അക്ബറിന് സാമ്രാജ്യത്തിന്‍റെ വടക്കുപടിഞ്ഞാറൻ ഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ആയി. ഇതോടെ കാബുളിന്‍റെ നിയന്ത്രണം തന്‍റെ കൈവശം ആക്കി. തുടര്‍ന്ന് ഉസ്ബെക്കുകളുമായി അദ്ദേഹം ഒരു സന്ധിയിൽ ഏർപ്പെട്ടു. ഇതനുസരിച്ച് ഹിന്ദുക്കുഷിനു അടക്കം ഉള്ള പ്രദേശങ്ങൾ ഉസ്തകുകളുടെ നേതൃത്വത്തിൽ വിട്ടുകൊടുക്കാൻ ആ ഭീഷണി ഒഴിവാക്കി. ഇതേ സമയം തന്നെ കാബുളിനും പെഷവാറിനും ഇടയിൽ മുഗൾ ഭരണത്തെ വെല്ലുവിളിച്ചു. എന്നാൽ അക്ബർ ഇതിനെയും സമർഥമായി നേരിട്ടു. ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ കശ്മീർ മുഗൾ സാമ്രാജ്യത്തിന്‍റെ ഭാഗമായി. പ്രദേശം കിഴടക്കുന്നതിനിടയിൽ ചക്രവർത്തിക്കു തന്‍റെ ഉത്തമ സുഹൃത്തായ രാജ ബീർബലിനെ നഷ്ടപ്പെട്ടു. കാബുളിലേക്ക് ചക്രവർത്തി പുറപെട്ടപ്പോഴാണ് രാജ ഭഗവദ്ദാസിന്‍റെയും രാജ ന്‍റെയും മരണ വാർത്ത അക്ബർ ശ്രവിച്ചത്. ഇന്ത്യ ആയിരത്തിത്തൊള്ളായിരത്തി അന്‍~ അന്~ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിലും ബലൂക്കിസ്താന്‍ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിരണ്ടിലും മക്രാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്നിലും അക്ബർ കിഴടക്കി. അക്ബറുടെ സ്ഥനാഹോ~ സ്ഥാനാരോഹണ സമയത്ത് മുഗൾ സാമ്രാജ്യത്തിന്‍റെ മുതലെടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ടിൽ കാണ്ഡഹാർ മുകളിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂ~ അക്ബർ കാണ്ഡഹാറിലേക്ക് പട നയിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിരണ്ടിൽ കാണ്ഡഹാറിൽ സഫലി പ്രതിനിധി പ്രാചീന സമയത്തു നഗരം മൂവർക്കും മുന്‍പാകെ അടിയറ വെക്കുകയും ചെയ്തു. പിന്നീട് അക്ബറുടെ പിന്നീട് അക്ബറുടെ ജീവിതകാലം മുഴുവൻ കാണ്ഡഹാർ മുഗൾ ആ~ ആധിപത്യത്തിൽ ആയിരുന്നു. ആയിരത്തി അഞ്ഞൂറ്റി തൊന്നൂറ്റില്‍ യുടെ നേതാവായിരുന്ന അബ്ദുള്ളയുടെ മരണത്തോടെ മുഗളര്‍ക്കു മേൽ ഉണ്ടായിരുന്ന ഉസ്തക്ക് ഭീഷണിയും അവസാനിച്ചു. ഇതിനിടയിൽ അക്ബറുടെ സേനാനായകൻ ആയിരുന്ന മാനസിംഹൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ ഒറിസ്സയെ കിഴടക്കി ഇരുന്നു. പക്ഷെ ഈ വിജയങ്ങൾ കൊണ്ടാടുന്നതിനു അക്ബർക്ക് കഴിഞ്ഞില്ല. വടക്കേ ഇന്ത്യയിൽ ആകമാനം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റ് രണ്ടില്‍ പടർന്നു പിടിച്ച ക്ഷാമവും പകർച്ച വ്യാധികളും അനേകം ആളുകളുടെ മരണത്തിന് ഇടയാക്കി. ദക്ഷിണേന്ത്യയിലേക്ക്, പിന്നീട് ഡക്കാനിലേക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അഹമ്മദ് നഗറിന്‍റെ ചില ഭാഗങ്ങൾ എന്നിവയും സാമ്രാജ്യത്തോട് ചേർത്തു. ദക്ഷിണേന്ത്യയിൽ സൈനിക നടപടിയേക്കാള്‍ അക്ബർ കൂടുതൽ ഇഷ്ടപെട്ടത് നയതന്ത്രജ്ഞതയാണ്. അഹമ്മദ് നഗരം, ഗോൽകൊണ്ട, ബീച്ചപുർ എന്നീ രാജ്യങ്ങളോടും തന്‍റെ ആധിപത്യം അംഗീകരിക്കുവാനും മുഗൾ സാമ്രാജ്യവദിക്ക് കപ്പം നൽകുവാനും അക്ബർ ആവശ്യപ്പെട്ടു. ഘാന്ദേഷ് ഒഴികെ മറ്റുള്ളവര്‍ക്ക് ഇത് അംഗീകരിച്ചില്ല. ക്ഷുഭിതനായ അക്ബർ അഹമ്മദ് അഹ് നഗരം ആക്രമിച്ചു. അഹമ്മദ് നഗരത്തിന്‍റെ പ്രതിരോധത്തിൽ റാണി ജാൻ ബീവി പ്രധാന പങ്കു വഹിച്ചിരുന്നു. സമര നായകത്വം ഏറ്റെടുത്ത് അക്ബർ ആയിരത്തി അറുന്നൂറിൽ ബീഹാ~ ബുഹാൻ പൂർ കിഴടക്കി. കോട്ട വളഞ്ഞ് ഇതിനിടയിൽ മറ്റൊരു മുഗൾ സൈന്യം അഹമ്മദ് നഗരം കീഴടക്കി. അസീർഗട്ട് കോട്ട ആയിരത്തിയറുന്നൂറ്റി ഒന്നിൽ അക്ബർക്ക് അധീതമായി. കോട്ട ആയിരത്തി അറന്നൂറ്റി ഒന്നില്‍ അക്ബര്‍ക്ക് അധീനമായി. ഈ പ്രദേശങ്ങളെ മൂന്നു വിപചിച്ചുഭരണകാര്യങ്ങൾക്കായി പുത്രനായ നിയോഗിച്ചു. അക്ബറുടെ മതം, ബംഗാൾ സ്വാധീനമാക്കി തിരിച്ചുവരുമ്പോഴാണ് മതപരമായ ചർച്ചകൾ നടക്കുന്നതെന്ന്

മതത്തിന്‍റെ പൊരുൾ അറിയുന്ന ശ്രമത്തിലേക്ക് അക്ബറുടെ ശ്രദ്ധ തിരിച്ചു വിട്ടിരുന്നു. ക്രിസ്തുമതം ഉൾപ്പെടെ എല്ലാ മതങ്ങളിലെയും വിജ്ഞയിൽ പങ്കെടുത്ത ചർച്ചയിൽ ചക്രവർത്തിയെ ഒരു പ്രേത്യേക മതത്തിലേക്കും ആകർഷിച്ചില്ല. അതെ സമയം വിവിധ മതസ്ഥരടങ്ങിയ തന്‍റെ സാമ്രാജ്യത്തിന്‍റെ ഭദ്രതയ്ക്ക് എല്ലാ വിഭാഗക്കാർക്കും സ്വീകാര്യമായതും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതുമായ ഒരു പുതിയ മതം കണ്ടെത്തുക ആവശ്യമായി അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. ഷേക്ക് മുബാറകിന്‍റെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊമ്പതിൽ ചില മത മല~ മത പുരോഹിതന്മാർ മതവിശ്വാസിയിൽ ഉണ്ടാക്കാവുന്ന തർക്കങ്ങൾക്ക് അന്ധ്യമായി തീർപ്പു കല്പിക്കുന്നതിന് ചക്രവർത്തിയെ ചുമതലപ്പെടുത്തി. അത് അനുസരിച്ച് അക്ബർ പുറപ്പെടുവിപ്പിച്ച ശാസനം ശാസനം എന്ന പേരില്‍ അറിയപ്പെടുന്നു. ഈ ശാസനം അക്ബറെ മാർപ്പാപ്പയും ചക്രവർത്തിയും ആക്കി തീർത്തു. അന്നു മുതൽ അക്ബറുടെ നാണയങ്ങളിൽ അള്ളാഹു അക്ബർ എന്ന വാക്യം മുദ്രിതമാക്കാൻ തുടങ്ങി. ഇവയിൽ വിശ്വാസ സിദ്ധാന്തങ്ങളെ പറ്റിയുള്ള ചർച്ച ആയിരത്തി അഞ്ഞൂറ്റി എണ്‍പത്തി രണ്ടു വരെ നീണ്ടുനിന്നു. എല്ലാ മതസ്ഥരോടും സഹകരണവും സഹിഷ്ണതയും പുലർത്തുക എന്ന തത്വം ഈ കാലഘട്ടത്തിൽ ആണ് അക്ബർ തന്‍റെ മതാനുഷ്ടാനങ്ങളുടെയും രാഷ്ട്രീയപ്രവർത്തനങ്ങളുടെയും ഭാഗ്യമായി അംഗീകരിച്ചത്. ഹിന്ദുക്കളും ഗജപുത്രന്മാരുമായ ഉറ്റ സൗഹൃദം പുലർത്തി പോന്നതും, അന്യ മതസ്ഥരിൽ അടിച്ചേൽപിച്ചിരുന്ന നിയന്ത്രണങ്ങൾ നീക്കിയതും, യുക്തിക്കടിസ്ഥാനമായി മാത്രം ജീവിച്ചതും, സർവജനസഹോദര്യം എന്ന വിശ്വാസത്തിൽ ഊന്നിക്കെടുത്തി ഊന്നിക്കൊണ്ട് മാത്രം ആയിരുന്നു ഇതിലെല്ലാം വമ്പിച്ച എതിർപ്പ് നേരിടേണ്ടിവന്നു. എങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി എണ്‍പത്തി രണ്ടിൽ ഇദ്ദേഹം ഒരു ചുവടുകൂടി മുന്നോട്ടു വെച്ചു. യുദ്ധമായ ദിൻ ഇലാഹി സ്ഥാപിച്ചു. എല്ലാ മതങ്ങളുടെയും സാരാംശം ഇതിൽ അടങ്ങിയിരുന്നു. ഏക ദൈവത്തിലും സഹിഷ്ണുതയിലും സർവജനസഹോദര്യത്തിലും മാത്രം വിശ്വാസം അർപ്പിച്ച ദിൻ ഇലാഹി അർത്ഥശൂന്യമായ മതാചാരങ്ങൾക്ക് അതീതമായിരുന്നു. ദേശീയവും സംസ്‌കാരപ്രമുദ്ധവുമായ കൈവരുത്തുകയായിരുന്നു ചക്രവർത്തിയുടെ പരമമായ യജ്ഞം. ഭരണം, ഷേർഷായുടെ ഭരണ സംവിധാനം അക്ബർ വികസി~ വികസിപ്പിച്ചെടുത്തു. കേന്ദ്രീകൃത ഭരണം ആണ് ഇദ്ദേഹത്തിന്‍റെ കാലത്തു നിലനിന്നിരുന്നത്. ഏകാധിപത്യത്തിലും രാജവാഴ്ചയിലും ആണ് അക്ബർ വിശ്വസിച്ചിരുന്നത്. മത നിരപേക്ഷത അദ്ദേഹത്തെ പ്രശസ്തനാക്കി. അമുസ്ലിങ്ങള്‍ക്ക് ഏര്‍പ്പെടുത്തിയ ജെസിയ എന്ന നികുതി അദ്ദേഹം എടു~ എടുത്തു കളഞ്ഞു. രക്ഷകനായ മുഗൾ ചക്രവർത്തിയായി അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം ദിൻ ഇലാഹി എന്ന മതം രൂപവത്കരിച്ചു. എല്ലാ മതവിഭാ~ ക്കാ~ വിഭ~ വിഭാഗക്കാരെയും ഭരണകാര്യത്തില്‍ പങ്കെടുപ്പിക്കുക എന്ന നയം അക്ബർ ആവിഷ്കരിച്ചു. മാന്‍സബ്ദാരി സമ്പ്രദായത്തിൽ ആണ് ഉദ്യോഗസ്ഥരുടെ പദ്ധവി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. കാര്യശേഷിക്ക് അനുസരിച്ച് പദവി ഉര്‍ത്തുക~ ഉയർത്തുക എന്ന ചക്രവർത്തിയുടെ നയം ഭരണകൂടത്തിന്‍റെ കഴിവ് വർധിപ്പിച്ചു. ഇത്രെയും ആണ് എനിക്ക് പറയാൻ ഉള്ളത്.

ആഹ് കരച്ചാലായിരുന്നു പിന്ന ഉം പിന്നെ ഉം പിന്നെ അവനെന്തിയെ അവൻ വിഷുവായിരുന്നല്ലോ പട്ടാളക്കാർക്കൊക്കെ

അഹ് അവര് ഇവിടെ വന്നാൽ നമ്മടെ ഈ ചെടിക്കകത്തുള്ള

കളം തന്നെ എല്ലാം കുത്തി ഇളക്കി എല്ലാം തീയിട്ട് പോയെ വിഷ്‌ണു വന്ന്

ആ ആ പിന്നാ പിന്നേ ആ പിന്നെന്തുവാ നിശ്ചയല്ലേ അയിനൊക്കെ പോണം ഇനി എന്നെയും കൂട വിളിച്ചിരിക്കുവാ ഞാനും അവനും കൂടെ ചെല്ലണം പറഞ്ഞ് ആണോ എവിടുന്നാ ഇവിടാ വായനശാലയാ തോന്നു അങ്ങനെ പിന്നേ ഞാനെന്താ അമ്പലത്തിലൊക്കെ പോയി ഇന്ന് സപ്താഹം തുടങ്ങിയല്ല ചുപ്പ്ളി സ്വയംവരം ആയിരുന്നു അവിട പോയി എന്ന അങ്ങനയൊക്കെ നടത്തി ഊണ് ഒക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് മണി കഴിഞ്ഞ് വന്നപ്പൊ ഇന്ന് മുതല് ആ ഇന്ന് തൊട്ടുവാ നാലോ അഞ്ചോ എങ്ങാണ്ടായി രണ്ടോസം കൂടെ ഉണ്ട് ആഹ് രണ്ട്‌ ദവസം കൂടെ ഉണ്ടനി ഇതിപ്പൊ ഇന്നിപ്പൊകണ്ടേ ശൈല വിളിച്ചിട്ട് പറഞ്ഞയാണ് നാളെ അവിടുത്തെ ഉത്സവ

ആടെ ആടുതന്നെ താമര താമരക്കുളല്ല അയണ്ടേ ഇപ്പറങ്ങാണ്ട് ആമ്പല അമ്മു ശ്രീ അമ്മു ശ്രീക്കുട്ടി ശ്രീജിത്തും കൂടാ വരനുണ്ടാന്ന്

രാവിലെ വരൂന്ന അവര് പറഞ്ഞേ എന്തെങ്ങൊന്നു ചെയ്തൊടുക്കാൻ ആഹ് ഇനി ചെന്നില്ലെങ്കില് പറയും അവിടെ പോയി ഇവിട വന്നില്ലെന്ന് പറയില്ലേ അതുകൊണ്ട് ഒത്തിരി രാവിലെ പോയില്ലെങ്കിലും ഒരു പത്തു പായ്‌നൊന്ന് മണി ആവുമ്പത്തെന് ചെല്ല് ഇനി ഇപ്പോയെന്തു ചെയ്യാനാ എല്ലാടും എല്ലാടും നമ്മള് ചെല്ലണം ആഹ്

ജിത് അജിത് ഇന്ന് മലക്ക് ഇന്ന് മലക്ക് പോവൂആ പറീന്ന് ആണോ ആഹ് ആഹ് വേറെ ആരല്ലോ ഇന്ന് പോണ് ആഹ് പിന്നെന്തുവാ ആഹാരം ഉണ്ടാക്യോ ആഹാരം മാവ് കുഴച്ചു വെച്ച് ചപ്പാത്തിക്ക് ഉണ്ടാക്കിയില്ല എന്തേലും ഉണ്ടാക്കണം പെരുന്നാളിന് ഈ നൊയമ്പ് കഴിഞ്ഞ് കൊടുത്തു അവ്നിപ്പങ്ങാട്ട് ഒറങ്ങി ആ ഞാന് സുധമാമൻ കൊണ്ടുവന്നു

സുധമമാൻ കൊണ്ടുവന്നോ ആഹ് എന്തുവാ കണ്ണുമ്പുള്ളിതറയി പോവ്വുവല്ലേ അയാൾ പണി പണിചെയ്യാനൊക്കെ പോവൂല്ലേ അപ്പൊ അവിടന്ന് കഞ്ഞി കഞ്ഞി പയറ് അച്ചാറ് ഇതെല്ലം കൂടെ അവിടെ കൊണ്ട് വന്നു സുധണ്ണൻ പിന്നെ പകുതി ഇവിടെ ബാക്കി എല്ലാം കുടിച്ചു

നൊയമ്പല്ലേ ഇനി ഇപ്പൊ ഇന്ന് എത്രായെ എത്രയെ അറിയത്തില്ല തീരാറായി

എ ഞാൻ കുടിച്ചന് ഇടിരിക്കുന്നു പിന്നെന്താ പിന്നില്ലേ എന്തുവാ നമ്മടെ അനിയുടെ ഓ എന്തുവാ അതിന്റെ പേര് സലിംബാബു ഇല്ല്യോ

പെങ്ങളെ ഭർത്താവ് മരിച്ചത് ഇപ്പൊ ശൈല വിളിച്ചിട്ട് പറഞ്ഞു ആണോ ആ എന്തോ കരളിൻറെ ഏതാണ്ട് അസുഖയിരുന്നു ആശുപത്രിയിൽ ഒക്കെ ആയിരുന്നു അങ്ങനെയാ മരിച്ചത് രണ്ടു പിള്ളേരും ഉണ്ട് അപ്പം ബാബു ഉണ്ണി വിളിച്ചു ബാബു പറഞ്ഞയിരുന്നു എന്ന് ഉണ്ണി കുട്ടൻ പറഞ്ഞു അവൻ ഓട്ടത്തില ആ പറഞ്ഞു പക്ഷേ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇപ്പൊ ശൈല വിളിച്ചിട്ട് ഇവിടെ പറഞ്ഞിനോ ചോയ്ച്ചു ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞില്ലന്നു അങ്ങനെ മാവേലിക്കര മിനി ആരു ഇല്ലായിരുന്നു പിന്നേ ഇവരൊക്കെ ഇണ്ടായിരുന്നു വിനു വിനു ബാബു പ്രസന്ന ഇവരൊക്കെ ഉണ്ടായിരുന്നു സുനിൽ സുനില്

ഇവരൊക്കെ ഇണ്ടായിരുന്നു എനിക്കറിയത്തില്ലല്ലോ അവരോട്ടത്തിന് പോയി എനിക്കാരോ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റി ആ പിന്നൊരു ദിവസം സമയം കിട്ടുമ്പം ഒരു ദിവസം അവിടം വരെ പോയിട്ട് വാ ആ ഇനി ഇപ്പം അവിടം വരെ പോവ ശൈലജ പോയി അവര് ബാബു വിളിച് പറഞ്ഞു എന്നേരം പിന്നെ അവര് പോയി പോയിട്ട് വന്നാ എന്നോട് പറയുന്നത് പർഞ്ഞെന്ന് വിചാരിച്ചു കാണും

പറഞ്ഞെന്നു വിചാരിച്ചു കാണും പറഞ്ഞെങ്കിലും അവര് ഓട്ടത്തിലൊക്കെ പോവുമ്പോൾ പിന്നെ ആരാ ഇതിലെ കൂടാ വന്നെങ്കിൽ എനിക്കൂടെ പോവായിരുന്നു ഞാനറിന്നില്ല ഞാനിപ്പഴാ അറിയുന്നേ

പിന്നെന്തുവാ പ്രതേകിച്ചു ഇങ്ങനെ പോന്നു

ആ എല്ലാ വർഷും അങ്ങനഅല്ലയോ നേരത്തെ പിടിച്ചു എന്തോ കാറ്റും മഴയും ആയിരുന്നു ഇടിയും കാറ്റും ഈ ശൈലജ പറയുന്നു ജനലിന്റെ glass വരെ അങ്ങ് പൊട്ടിപ്പോയെന്ന്‌

മ്മ് ഭയങ്കര കൊടും കാറ്റായിരുന്നു പൂവല്ലം പൂവല്ലം പൊയിഞ്ഞു കുറച്ചേയുള്ളു അയ്യോ എന്ത് പൂവ്ണ്ട്‌ ചെമിട്ട് കണക്കിനാ ഞാൻ വാരി കളയുന്നു എന്ത് മാത്രം പൂവാണ് വാരി കളയുന്നെ നേരത്തെ അങ്ങ് ഇഷ്ടം പോലെ ഇപ്രാവശ്യം പിടിച്ചങ്ങു ഇലയില്ലാതെ പിടിച്ചങ്ങു ഇല മൊത്തം പോയി കമ്പല്ലാം ഒടിഞ്ഞു വിഷുന് ഇനി ഇപ്പം വിഷു ആവുമ്പം എല്ലാരും ഇവിടെ ഓടി വരും പൂവിന് ഇനി പറിച്ചെടുക്കണം ഉള്ളത് ഇഷ്ടം പോലെ പിടിച്ചു നമ്മളയനകത്തു ഒരു കാറ്റിന് അങ്ങ് കൊഴിഞ്ഞ് പോവുന്ന് പഷേ എന്നാലും ഉണ്ട് ഒത്തിരി കൊറേ പിടിച്ചു ഇനി ഞാൻ അവിടെങ്ങാനും വരുമ്പോഴത്തേക്കായിരിക്കും പഴുക്കുന്നെ ആ പിടിച്ചു തുടങ്ങിയതേയുള്ളു പിടിച് നന്നായി പിടിച്ചിട്ടുണ്ട് ഇപ്പ്രാവശ്യം അന്ന് നമ്മൾ എപ്പോഴായിരുന്നു വെട്ടിയത് കുഞ്ഞാ കുഞ്ഞാറ്റ ആയി ആയി കഴിഞ്ഞാപ്പയല്ലേ അപ്പൊ ജൂൺ ജൂലൈ പപ്പായുടെ ആണ്ടിനാ അല്ല കുഞ്ഞാറ്റ ആയി കഴിഞ്ഞു കിടക്കയല്ലേ

അപ്പൊ july ആകും ഉം ഇരുപത്തെട്ടുകെട്ടിനായിരുന്നു

അന്നേരം ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നല്ലോ അവരല്ലാം കൂടെ വെട്ടി കൊണ്ടോയി

അന്നത്തേലും ഉണ്ടിത്തിരി ഓ പിന്നെന്തുവാ പിന്നെ പ്രതേകിച്ചൊന്നും വിശേഷോന്നുല്ല ഉം കുഞ്ഞാറ്റയൊക്കെ ഒറങ്ങിയോ

ആണോ ഇന്ന് സംസാരിച്ചതേ ഇന്ന് സംസാരം കേട്ടതേ ഇല്ലല്ലോ പുള്ളിക്കാരിയുടെ mood off ആയിരുന്നെന്ന് തോന്നുന്ന്

ആ വിജയേട്ടൻ വന്നില്ല വിജയേട്ടൻടെ phone മൂന്ന് പ്രാവശ്യം താഴെ വീണു

ആദ്യം ഒന്ന് അത് പോയി അതിന്ടെ മേലത്തെ അത് ഇടിച്ചു പിന്നെ ഒരു ദിവസം കൈനപ്പൊ! കാണാൻ പറ്റുന്നില്ല പിന്നെയും പോയി അത് രണ്ടാമത് വീണ്ടും ഇടിച്ചു അന്നേരം പിന്നെ രണ്ടുപ്രാവശ്യം കൊണ്ടുവന്നു കൈനപ്പോയത്തെക്കു പിന്നയും office ന്ന് താഴെ വീണു അപ്പൊ പിന്നെ office ലെ എല്ലാ കാര്യങ്ങളും അതിനകത്തു ഉള്ളതല്ലേ എന്തുവാ ചെയ്യും

നേരത്തെ എന്ടെത് കൊണ്ടുവായിരുന്നു ഇനി എന്റെ phone പറ്റത്തില്ല അങ്ങനെ പിന്നെ നോക്കട്ട്ന് പറഞ്ഞു പോയി

കുഞ്ഞിന് ആ പോകുവായിരിക്കും നാളെ class ഉണ്ട് നാളെ ഉണ്ട്

hello വിജി പെരുമാൾ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 സുഖമാണ് ഏർ last day ഷാജാൻ്റെ കൂടെ എവിടൊക്കെ tour ഒക്കെ പോയിന്ന് പറയുന്ന കേട്ടല്ലോ എവിടെയായിരുന്നു പോയത് നമ്മൾ ഇപ്പ ഡിസംബറിൽ കുട്ടികളുടെ vacation ൻറെ അഹ് സമയത്തു just ഒരു ചെറിയ ഒര് ഒര് രണ്ടു ദിവസത്തെ ഒരു യാത്ര പാലക്കാടേലേക്കൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു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 പോന്ന വഴി നമ്മള് മലപ്പുറം അവിടെ ഒരു merry world ന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തു കുട്ടികളേം കൊണ്ട് പോയിട്ട്ണ്ടായിരുന്നു ഒരു ചെറിയൊരു park പോലെ അവിടെ എല്ലാം പോയി കുട്ടികളൊക്കെ കളിച്ചു വൈന്നേരം ആവുമ്പൊ പാലക്കാട് എത്തി അവിടെ താമസിച്ച്‌ ആകെ ഒരു ദിവസമേ നമ്മക്ക് അവിടെ താമസിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആകെ ഒരു സ്ഥലത്തേ പോയിട്ടു ശെരിക്ക് പറഞ്ഞ മലമ്പുഴ dam കാണാന് പോയത് നട്ടപ്പൊരി വെയിലത്തു നമ്മള് പോയി കുട്ടികളേം കൊണ്ട് നല്ലൊരു അനുഭവായിരുന്നു നല്ല രസായിരുന്നു പക്ഷെ വെയില് ഉള്ളത് കൊണ്ട് അത്ര ഒരു എന്ന പറയാ നടക്കാൻ ഒരു ഉഷാർ ഉണ്ടായില്ല നമ്മക്ക് അല്ല കുട്ടികൾക്ക് ചെറുതല്ലേ പിന്നേ ഇപ്പറഞ്ഞപോലെ

new year celebration അവിടെ കഴിഞ്ഞു പിന്നെ നമ്മള്

ഞാൻ അടുത്തൊന്നും എവിടേം പോയിട്ടില്ലായിരുന്നു ഞാൻ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 ആ യാത്രന്ന് പറയുന്നത് വളരെ മനോഹരം ആയിരുന്നു കാരണം ഞാൻ bike ഇലായിരുന്നു പോയത് എന്റെ കൂട്ടുകാരുടെ കൂടെ അവസാനായിട്ട് ഈ അടുത്ത് പോയത് പാലക്കയം തട്ടായിരുന്നു ഇവിടന്നു bike ഒക്കെ എടുത്ത് ഞങ്ങൾ രാവിലെ എറങ്ങി നല്ല മഞ്ഞൊക്കെ ഉള്ള ഒരു സമയായിരുന്നു അത് മഴയൊക്കെ ഉള്ളൊരു സമയത്താ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

ticket നു തോന്നുന്നു നാല്പത്തിഅഞ്ചു രൂപേരെ ticket ഉ എടുത്ത് ഞങ്ങളങ്ങനെ അകത്തു കടന്നു അതിനുള്ളില് ഒരുപാട് ഇത് ഇണ്ട് കാരണം three d cinema അതുപോലെതന്നെ കളിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങ അതുപോലെതന്നെ ഒരുപാട് എന്തൊക്കെയോ

നോക്കി നിന്നാ തന്നെ അതൊരു ഒര് feel ആണ് അത് അങ്ങനെയൊരു മനോഹരമായ സമയം തന്നെ ആയിരുന്നു അന്ന് ഞാൻ പാലക്കയം തട്ട് പോയപ്പോ ചെലവഴിച്ചത് അവിടെ അങ്ങനെ അവിടത്തെ കൊർച് സമയം ഞങ്ങൾ ചെലവഴിച്ചിട്ട് പിന്ന നമ്മളു നേരെ തിരിച് താഴോട്ട് വരുവായിരുന്നു അവിടന്ന്ഒര് വെള്ളച്ചാട്ട ണ്ട് അവിട പോയി വെള്ളച്ചാട്ടന്റടുക്ക പൊയി കൊറേ സമയവിടെ ആടി ചാടി തുള്ളി വെള്ളത്തിലൊക്കെ തുള്ളി തിമിർത്തു കളിച്ചു അതിനുശേഷം പിന്നെ നേരെ എന്ത്ചെയ്തുന്നു വെച്ചാല് അവിടന്ന് നേരെ വിട്ടു നേരെ നമ്മള് പോയതൊരു hotel ലേക്കാണ് അപ്പൊ അവിടൊരു പ്രത്യേകതാന്ന് വെച്ചാല് അവിടെ പന്നിയെറച്ചി ഇണ്ടയിന് food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 അതിനുശേഷം തിരിച് വീട്ടിലേക്ക്പോകുആ ഇണ്ടായത്. അത്പോലെതന്നെ വിജി പെരുമാള് ഇതിന് മുന്നേ എവിടെയോ ഒരു tour പോയിന്നു പറഞ്ഞല്ലോ അത് എവിടെയായിരുന്നു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 ഇതിനു മുന്നേ മൂന്നാർ പോയി അത് ഒക്കെ ഒരു രസാണ് കുട്ടികളേം കൊണ്ട് പോവുമ്പോ അതിന്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അധികം നമ്മൾക്ക് എന്താ പറയുക ശെരിക്ക് സ്ഥലങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല ഇവരുടെ പിന്നാലെ ഓടണ്ടേ അത്കൊണ്ട് ഒരു രസാണ് കുട്ടികളുടെ കൂടെ ഇനീം ഇത്പോലെ കുറെ നല്ല നല്ല യാത്രകളൊക്കെ പോണം ന്ന് വല്യ ആഗ്രഹം ഉണ്ട് സമയം സന്ദർഭം അതിനൊത്തിട്ട് വന്നാല് എന്തായാലും പോവും ഞാനും പാലക്കയം തട്ട് പോയിട്ടുണ്ട് കുട്ടികളേം കൂട്ടീട്ട് പോയിട്ടുണ്ട് നല്ലൊരു സ്ഥലാണ് വൈകുന്നേരം പോവുമ്പോ ആ ഒരു മഞ്ഞും തണുപ്പും ആ ആവിടെ ഒരു കാലാവസ്ഥ തന്നെ മാറുമ്പോ നമ്മക്ക് ശെരിക്കും നമ്മൾ ഈ കണ്ണൂർ ന്നു എന്നെ ആണോ പോയത് ന്ന് തോന്നും അതോ നമ്മള് വേറെ ഏതെങ്കിലും ഒര് മൂന്നാറോ ഊട്ടി പോലത്തെ സ്ഥലത്തു എത്തി പോയപോലെ നമുക്കൊരു തോന്നല് വരും കാരണം അത്രക്കും കാറ്റും തണുപ്പും നമ്മക്ക് പിടിച്ചു നിക്കാൻ പറ്റാത്ത അവസ്ഥയാകും ആ കാറ്റും തണുപ്പു കൊണ്ട് പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചുറ്റുപാടും നല്ല മനോഹരമായ കാഴ്ചകളും നല്ല രസാണ് ശെരിക്ക് പറഞ്ഞാല് ഒരു നേരത്ത ന്നെ ഒരു feel ആണ് നമുക്ക് അഹ് പാലക്കയം തട്ടില് പോയി കഴിഞ്ഞാല് കൊറച്ച് നടക്കാനും ഈ പറഞ്ഞപോലെ വെള്ളച്ചാട്ടത്തില് ഞാൻ പോയിട്ട്ഇല്ല കേട്ടിട്ടെ ഉള്ളു ഞാൻ പോണംന്നു ഇണ്ട് പക്ഷെ ഈ പറഞ്ഞപോലെ സമയിണ്ടായിട്ടില്ല അതോണ്ട് അവിടെ ഒന്നു പോവാൻ പറ്റിട്ടില്ല ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം വരികയാണെങ്കിൽ പോണം ഇതേപോലെ അടുത്തത് വല്ല പൈതൽ മലയൊക്കെ പോണം ന്നൊക്കെ വല്യ ആഗ്രഹം അതും ഇതേ പോലെത്തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലാന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ cousins ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ photos ഒക്കെ കണ്ടപ്പോ എനിക്ക് വല്യ ഇഷ്ടായി ആ സ്ഥലം അഖിൽ പോയിട്ടുണ്ടോ പൈതൽ മലയിലൊക്കെ ഒഹ് പൈതൽ മലയിലൊക്കെ ഞാൻ കൊറേ പോയതാണ് ഏർ ഏർ വിജി ഇപ്പൊ പറഞ്ഞപ്പോ എനിയ്ക്കൊരു സ്ഥലത്തിൻറെ കാര്യം ഓർമവരുന്ന ഞാൻ പോയ കൊടൈക്കനാൽ tour നപ്പെറ്റിട്ട് ഭയങ്കര ഓർമ്മ college ന്ന് ആയിരുന്നു last നമ്മള് പോയത് കൊടൈക്കനാൽ പണ്ടേ പോയിരുന്നു കൊടൈക്കനാൽ school പഠിക്കുന്ന കാലഘട്ടത്തിൽ പോയിരുന്നു last അവാസനൊക്കെ പോയത് കൂട്ടുകാര ഒപ്പരം college ന്ന് ആയിരുന്നു അപ്പൊ കൊടൈക്കനാൽ എത്തിയെത് ന്നു വച്ചാൽ ഞങ്ങളൊരു രാത്രി അന്ന് രാത്രി ആണ് ഇവിടന്ന് വിടുന്നെ college bus ലോക്കെ കേറി അങ്ങന ഒര് രാവില ഒരു പൊലർച്ച ഒരു അഞ്ചര ആറുമണി ആവുമ്പൊ നമ്മളു കൊടൈക്കനാലിൽ എത്തി നല്ല ഒര് സ്ഥലവാണത് അത് ഒരു കുറച്ച് ഒരു നമ്മളെ ഇവിടെ നാട് പോലെ അല്ല നമ്മക് ഒരു വേറെത്തന്നെ ഒരു feel ഉം കാര്യങ്ങളും തണുപ്പും ആ ഒര് പ്രകൃതി ഒരു landscape ഉം എല്ലാം കൊണ്ട് അടിപൊളി സ്ഥലവാണ് കൊടൈക്കനാല് അപ്പൊ ഞങ്ങളങ്ങന കൊടൈക്കനാൽ ഒരുപാട് place ഒരു ദിവസത്തെ visit മാത്രേ ഉണ്ടായിരുന്നുള്ളു കൊടൈക്കനാൽ lake അതുപോലെതന്നെ suicide point അങ്ങത്തെ സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ നടന്ന് വന്ന് അങ്ങന നേരെ തിരിച്ച നമ്മളു പിന്ന അവിടന്ന് നേരെ പോകുന്നത് രാമക്കൽമേട് ന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പൊ രാമക്കൽമേട് എത്തുന്നതിനു മുന്നേ ഒരു തേനി ലു നമ്മള് കേറിയര്ന്നു തേനില് പോയി അവിടെ ഒരു മുന്തിരി ഇതാണ് മുന്തിരിയുടെ തോട്ടം ആണ് കാണേണ്ട ഒരു അടിപൊളി സ്ഥലം ആണ് മുന്തിരി തോട്ടം ഏർ തേനി ന്നു പറയുന്നത് അവിടെ തേനില് കൊർച് സമയം spend ഒക്കെ ചെയ്ത് ഞങ്ങള് നേരെ പിന്നെ പോകുന്നത് നേരെ രാമക്കൽമേട്ക്കാണ് രാമക്കൽമേട് ന്ന് പറയുന്നത് അടിപൊളി place ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇനി ഒരു പ്ര chance കൂടി കിട്ടുവാനെന്നുണ്ടെങ്കിൽ എനക്ക് പോണം ന്ന്ള്ളതും രാമക്കൽമേട്ക്കാണ് കാരണം അവിടെ ഇരുന്നിട്ടുള്ള ആ ഒരു മലയുടെ മോളിന്റെ view ഉം പിന്നെ അതുപോലെതന്നെ ഏർ trucking ഉം അങ്ങത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലവാണ് അവിടെ കൊറേ enjoy ചെയ്തിട്ടുണ്ട് അവിടെ ആ ഒര് രാമക്കൽമേട് ഞങ്ങളവിടെ ഒരു ദിവസം നിന്നിട്ടുണ്ട് അവിടെ ഞങ്ങക്ക് camp fire ഉം കാര്യങ്ങളൊക്കെ ഇണ്ടായത് അവിടെയിരുന്നു അവിടെ നിന്ന് ന്നു വച്ചാല്ഏർ ആ സമയത്തു ഏർ camp fire ന്റെ സമയത്തൊക്കെ നമ്മള് ഒരുപാട് enjoy ചെയ്തിട്ടുണ്ട് dance കളിയും അടിച്ചുപൊളിയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നല്ലൊരു enjoyment ഇണ്ടായ ഒരു സമയായിരുന്നു ആഹ് രാമക്കൽമേട് ഇണ്ടായിരുന്നത് അവിടെന്ന് രാമക്കൽമേട്ന്ന് പിന്നെ ഞങ്ങള് പോന്നത് പിന്നെ നേരെ ഇവിടത്തേക്കായിരുന്നു കുരിശുമല അത് അതിനെക്കാളും ഇതാണ് കൊറേ നടക്കാൻ ഇണ്ട് കുരിശുമല ന്നു പറയുന്നത് ഒര് മലയുടെ മുകളിലാണ് കുരിശുമല അത് നടന്നു നടന്നു നടന്നു കൊറേ നടന്നു കേറാനിണ്ട് നടന്നു മുകളിലെത്തി അവിടൊരു കുരിശാനുള്ളത് ഏറ്റവും മോളിൽ ഒരു കുരിശിൻഡ് പക്ഷെ അവിടെനിക്കുമ്പോ ഉണ്ടായ ഏറ്റവും മനോഹരംന്ന് പറയുന്നത് ഭയങ്കര കാറ്റാണ്അവിട. എവിടെ നിന്നാലും ഭയങ്കരംന്ന് വെച്ചാൽ നമ്മള് പട്ടൊക്കെ വാങ്ങിച്ചാനു നമ്മള് പോകുന്നുണ്ടായിരുന്നെ അങ്ങോട്ടേക്ക് ഏർ രാ രാം മറ്റേ കുരിശുമലയിലേക്ക് പോയത്പട്ടൊക്കെ വാങ്ങീട്ട പോയത് പക്ഷെ അവിടെ എത്തി നോക്കീട്ട് പട്ടൊക്കെ പറപ്പിക്കാൻ നോക്കുമ്പോക്ക് പട്ടംവരെ കീറിപ്പോയൊരു അവസ്ഥയുണ്ടായെ അത്രക്ക് ഭയങ്കരം ഒരു സ്ഥലവായിരുന്നു രാമക്കൽമേട് അവിടീം ഞങ്ങളു ഒരു ഒര് രണ്ട് ഒരു ദിവസം ഞമ്മള് full enjoy ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ tour തിരിച്ച് വന്നത് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ വീട്ടീലെത്തീട്ടും ഏറ്റവും miss ചെയ്യുന്നത് ഇന്നും college life ൽ പോലും എനിക്ക് ഏറ്റവും missing ആയി തോന്നുന്നത് ആ ഒരു ഭയങ്കര tour ആണ് അത്രക്ക് enjoy ചെയ്തൊരു സമയയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വിജി പെരുമാളിനു

പിന്നെ college regular ൽ പോവാത്ത കൊണ്ട് എനിക്ക് ആ ഒരു tour പറഞ്ഞ യാത്രകളോ ഓര്മകളോ പങ്കുവെക്കാൻ ശെരിക്കില്ല ഇപ്പോയ family ൻറെ കൂടെ മാത്രമേ ഉള്ളു ഇപ്പൊ എന്റെ അച്ഛൻ അമ്മേന്റെ കൂടെ പിന്നെ എന്റെ husband ൻ്റെ കൂടെ അങ്ങനെ പോയ കുറച്ച് യാത്രകൾ ഇപ്പൊ ജയ്‌പൂർ പിന്നെ അത് പോയത് ഊട്ടി പോയത് അങ്ങനത്തെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ഇനി ഇപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു memory ഒരു പ്രാവശ്യം പോയത് family ൻ്റെ കൂടെ പോയത് ഒരു Foreign ട്രിപ്പ് അതും ഈ പറഞ്ഞ പോലെ കുട്ടികൾ ചെറുതായതുകൊണ്ട് അങ്ങനെ ആ ഒരു നല്ല രീതിയിൽ enjoy ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അത് നല്ല ഒരു experience ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു യാത്രകൾ പൊതുവെ എങ്ങനെയായാലും അത് ഒരു ദിവസത്തെ ആയാലും ഒരാഴ്ചത്തെ ആയാലും ഒരു രസമാണ് നമ്മളാ കൂടെയുള്ള നമ്മുടെ ആൾക്കാരെയും കൊണ്ട് നമ്മൾ പോകുമ്പോൾ ആ ഒരു company ആ കാഴ്ചകൾ നല്ല ഭംഗി ഒരു രസമാണ് അതേപോലെ ഇനി എപ്പോഴെങ്കിലും അവസരം ഒത്തു വ ന്നാൽ നമുക്ക് ഒരു ദിവസം ഒരു യാത്ര പോയാലോ അല്ലേ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

അത് one day trip ആയാലും ആ ഒരു രീതിയിൽ നമുക്ക് എന്തായാലും പോണം അല്ലേ